അല്ല എന്റൊരു സുഹൃത്തിങ്ങനെ യാത്ര പോയ് അതിന്‍റെ കാര്യങ്ങളിങ്ങനെ പറയേരുന്നു. എനിക്ക് തോന്നി ഇക്കും പോകാനൊരു പൂതി. അപ്പാരെങ്കിയൊരാള് കൂട്ടിന് വേണല്ലോ. അതാ പോയാലോന്ന് ചോയ്ച്ചേ. പോവാനൊക്കെ ഞമ്മക്ക് പോവാം ഞമ്മള് പോയതോർമ്മില്ലേ?

എഹ് നല്ലൊരു അനുഭവേഞ്ഞുവത്. എല്ലാവരും ഒരുമിച്ച് പോയതും, എഹ് എന്താ പറയാ അധ്യാപകരും നല്ലൊരു എന്താ ഒരു സ് ഇതായിരുന്നു.

രാത്രി യാത്രയിണ്ടായിരുന്നു ബസ്സില് പാട്ട് പാടി എഹ് കളിച്ചതൊക്കെ. ഉം. അതെ അതെ. അപ്പൊ ഓരോരുത്തര് യാത്ര പോകുന്ന കാണുമ്പങ്ങനെ തോന്നാണ് പണ്ടത്തെ പോലൊന്ന് പോയാല് നല്ല സുഖേല്ലേത്. സന്തോഷാവില്ലേന്ന്. ആണല്ലോപ്പോ ഓരോ ഉം ഉം. അതേ അത് ഞമ്മള് പോയത് പത്താം തരത്തിപ്പഠിക്കുമ്പൊ പോയത് വളരെ നല്ലൊരനുഭവായിരുന്നു ടീച്ചർമാരൊത്ത്. ഉം ഇഹ് അതെയതെ. പിന്നെ പിന്നെ പോവാനും കഴിഞ്ഞില്ല. അതെ. അത് എഹ് ഞമ്മള് ആഹ് പിന്നെ ഒരുപാട് പ്രതിസന്ധികള് വന്നിട്ട് തീരവും പോയിട്ടില്ലാന്ന് വേണം പറയാൻല്ലേ? ആഹ് അത് അന്ന് പോയത് ഞാൻ പൂർണ്ണായിട്ട് ഓർക്കുന്ന്ണ്ട് കാരണം

യാത്ര ചെയ്ത് ഒരുപാട് കാഴ്ചകള് കണ്ടതും അതുപോലെ ഒരുപാട് അനുഭവങ്ങള് ഞമ്മള് ഒരുപാട് മ് പാടങ്ങള് കണ്ടതും പഠിച്ചതും ഒരുപാട് അഹ് സംഭവങ്ങളിണ്ടാരുന്നല്ലേ. ഓ അതെയതെ. ഓരോ നാട്ടിലെ ഓരോ മനുഷ്യരും അവരുടെ സ്വഭാവങ്ങളും അവരുടെ ഓരോ ആചാരങ്ങളൊക്കെ, ഇപ്പളുവെനിക്കോർമ്മിണ്ടത്.

അതെ അവരുടെ ചുറ്റുപാട് ഞാന് അവരുവായിട്ട് സംസാരിച്ചതുവൊക്കെ ഇപ്പളുവോർക്ക്ന്ന്ണ്ട്. അത് പിന്നെ അന്ന് നമ്മളെന്താ പറയാ തണുപ്പത്തിരുന്ന് കോട്ടിടാണ്ട് നിന്നതും കാര്യങ്ങളുവൊക്കെ ആഹ് അതാണിപ്പ ഈ ഊട്ടിയെന്ന് പറയുമ്പോൾ അവടെ തണുപ്പായിരുന്നു പക്ഷെ പ്രധാന കാര്യം അത്. നമ്മള് അനുഭവിച്ചു അത് ആസ്വദിച്ചു. അത് കഴിഞ്ഞപ്പോ

അതുപോലൊന്ന് ഞമ്മക്ക് വേണം. അത് കൂട്ടുകാരൊത്ത് ആവുമ്പോ അതിന്റെ പരിപൂർണ്ണതയിലെത്തുംന്നൊള്ളതാണ്. അതെയതെ. ആഹ് എന്നാ പോവാ? എന്നുവാകാത്. ഞമ്മളിപ്പോ എല്ലാവരും പ്രതിസന്ധീന്ന് മാറിനിന്നല്ലോ, അപ്പൊ ഈ ഞമ്മക്ക് ഒരു ഒത്ത തീയതി നിശ്ചയിച്ച് പോകാവുന്നതാണ്. അതിപ്പോ ഞമ്മക്ക് ഈ ചങ്ങാ ചങ്ങായിമാരൊത്ത് ക് സംസാരിച്ച് ചർച്ച ചെയ്ത് നമക്ക് തീരുമാനിക്കാം.

ഞാ ഇവടടുത്ത് അടുത്ത്ന്ന് പറഞ്ഞാ അധിക ദൂരത്തോ അധിക അടുത്തോ അല്ലാത്ത രീതീല് പോവണം. ആഹ് ആഹ് ഞങ്ങള് സ്ഥലം കണ്ടെത്താന്നിള്ളതാണ് അയിന്റെ ആദ്യത്തെത്. അപ്പൊ ഏഹ് തന്റെ സുഹൃത്ത് എവടെപ്പോയി എന്നാണ് പറഞ്ഞത്? ആഹ്

അല്ല സുഹൃ സുഹൃത്ത്ക്കളെ കൂടെ. അവർക്ക് കുടുംബല്ല, സുഹൃത്ത്ക്കളെ കൂടെയാ പോയത്ന്നാ പറഞ്ഞേ.

ആഹ് അത്രോന്നും പോവണ്ട, അത് ചെലവധികാ. അതെ. ആഹ് അങ്ങനല്ല. അയില് ഒരു ചെറിയൊരു ഭാഗം മാത്രം പോകാൻ കഴിയൂങ്കില് അങ്ങനേം പോകാലോ. അല്ലെങ്കില് ഞമ്മക്ക് വേറെ തന്നെ നോക്കാം. കേരളത്തില് മാത്രാണെങ്കി അങ്ങനെ പൊറത്ത് പോവാണെങ്കിലും അങ്ങനേം പോവാം. ഉം. ചുരുക്കം പറയാണെങ്കി യാത്ര ചെയ്തോണ്ട് നല്ല ഉപകാരങ്ങളന്നല്ലേ കൊറേ അറിവുകളും ഓരോ കാര്യങ്ങളമ്മക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടിണ്ട്. അത് അതുവത് വെറുതെയല്ല പഴമക്കാര് പറയുന്നേ യാത്ര ചെയ്യണന്നൊക്കെ. തീർച്ചയായും. അത് അങ്ങനെത്തന്നെയാണല്ലോ ഉം അതെ. യാത്ര മനസ്സിനെ ശുദ്ധിയാക്കുംന്ന്ള്ളതാണ്. ഉം അതെയതെ. മനസ്സിനൊരാനന്ദവും ഉം പകരുവല്ലോ യാത്രയിലൂടെ. എഹ് യാത്രേന്ന് പഠിക്കുന്ന പാഠങ്ങള് അതീ ജീവിതത്തില് മറക്കൂലാന്നിള്ളതാണ് സത്യം. ഉം ഒരുപാട് കാര്യങ്ങളിണ്ടാവും ഒരുപാട് മനുഷ്യനെക്കുറിച്ചും മനുഷ്യ മനുഷ്യനെങ്ങനെ ജീവിക്കുന്നൂ എന്നുള്ളത് യാത്ര ചെയ്താല് മനസ്സിലാവുന്നതേ ഉള്ളൂ.

ഉം ഉം. യാത്ര അനുഭവായത് കൊണ്ട് തന്നെ അത് അനുഭവം മരിക്കില്ലാന്നിള്ളതാണ്. ഉം. നമുക്ക് പോവാം യാത്ര. ഒരുപാട് കാര്യങ്ങള് പഠിക്കേം ചെയ്യാം അന്നത്ത പോലെ. ഓക്കെ. അതെ. ഏഹ് തീർച്ചയായും ഞമ്മക്കൊന്ന് ക് കാര്യമായിട്ട് ഇത് ചിന്തിച്ച് ചർച്ച ചെയ്യേണ്ടതിണ്ട്. അത് നമുക്ക് കൂട്ട്കാരൊത്ത് സംസാരിക്കേണ്ടതൊക്കിണ്ട്.

ആഹ് അതെയതെ. അന്നത്തെയാൾക്കാര് ക് വിളിച്ചാ കിട്ടോ? അവരൊക്കെ ഇപ്പഴും അഹ് അവരൊക്കെ വിളിക്കാ, കണക്റ്റെയ്യാ. ഓ അവര് ചർച്ചെയ്യാം. ആഹ് ഞാനെന്തായാലും പറയാം. നമക്കൊരു ഡേറ്റ് ഫിക്സെയ്‌തിട്ട് അഹ് നോക്കാം. തീരുമാനിച്ചിട്ട് പോകാമ്മക്ക്. അതെയതെ. ആഹ് തീരുമാനം കഴിഞ്ഞിട്ടിയ് ഇയ്യ്‌ വിളിക്കങ്ങിട്ട്. ഏഹ് ഓഹ് ഞാൻ വിളിക്കാം. എന്തായാലും ഇവടടുത്തമ്മക്കെല്ലാർക്കും രീതീലൊരു സന്തോഷാവേം ചെയ്യും, ഇമ്മക്കൊരു ഒത്തുകൂടലാവേം ചെയ്യൂലോ.

ആഹ് ന്നാ ശെരി. നീ ആഹ് തീരുമാനിച്ചിട്ട് വിളിക്കങ്ങിട്.